നമസ്‌കാരം ഞാൻ പറയാൻ പോകുന്നത് football നെ കുറിച്ചാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനം കായിക വിനോദമാണ് കൽപന്തു കാളി അഥവാ football പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു team മുകൾ അവരുള്ള മത്സരമാണ് ചതുരഗൃതിയിലുള്ള മൈതാനമായതിനാൽ കളിനടക്കുന്നത് മൈതാനത്തിൻടെ ഗോളാകൃതിയിലുള്ള പന്ത് എതിർ team ണ്ടെ goal ഇൽ എത്തിക്കുകയാണ് team മുകളുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ goal നേടുന്നവർ കളി ജയിക്കുന്നു കാല് കൊണ്ടാണ് പ്രധാനമായും football കളിക്കുന്നതെങ്കിലും കൈ ഒഴികെ മറ്റെല്ലാ ശരീര ഭാഗങ്ങളും കളിക്കാർ ഉപയോഗപെടുത്തുന്നത് എന്നാൽ ഇരു team ലെയും പന്ത് കൈ കൊണ്ട് തൊടാം കളി നിയദ്രിക്കുന്നതിനെ കളിക്കളത്തിനകത്തു പ്രധാന referee യും മൈതാനത്തിണ്ടേ ഇരു അത് പോലെ തന്നെ സാമ്രാജ്യ കാലത്താണ് football ടെ ആദ്യ രൂപം കളിച്ചിരുന്നതായും football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ടു അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തു കളി അവിടെ soccer എന്നറിയപ്പെടുന്നു federation of international football association അതവാ FIFA എന്നാണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football നെ ജനപ്രിയമാക്കുന്നത് ഇരുന്നൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ കായിക വിനോദത്തിലേർപ്പെടുന്നുണ്ട് latin america ൻ രാജ്യങ്ങളും യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് football ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് FIFA യുടെ അംഗീകാരമില്ലാത്ത football ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരണമുണ്ട് കളിക്കളം പതിനൊന്ന്പേർ വീതം അടങ്ങുന്ന രണ്ടു team മുകൾ തമ്മിലാണ് football കളിച്ചത് പന്ത് കൈകാലാക്കി എതിർ team ടെ വലയിൽ അഥവാ goal എത്തിക്കുകയാണ് ലക്ഷ്യം നിശ്ചിത സമയം ആയ തൊണ്ണൂറ് minute ടെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന team കളി ജയിക്കുന്നു ഇരു team മുകളും തുല്യ goal ലുകളാണ് നേടിയതെങ്കിൽ കളി സമനിലയിലാകും പന്തു വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയധ്രിച് മുന്നോട്ട് team അംഗങ്ങൾ പരസ്പ്പരം പന്തു കൈമാറി goal വലയി അടുത്തെത്തുമ്പോൾ goal വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം പന്ത് കൈക്കലാക്കി goal ആക്കാൻ ഇത്തരത്തിൽ team മുകൾ തമ്മിൽ നടക്കുന്ന ആവേശകരമായ മത്സരമാണ് football ത്രസിക്കുന്നത് പന്ത് കളിക്കളത്തിടെ അതിർത്തി വരക്കു പുറത്തു പോകുമ്പോൾ കളി നിയന്ത്രിക്കുന്ന referee കളി നിർത്തിവെക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നു കളിയുടെ നിയമങ്ങൾ എങ്ങനെന്നു വെച്ചാൽ പണ്ട് പ്രദേശങ്ങളെല്ലാം ഇതിന്ടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചു വന്ന football നിയമങ്ങൾ ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായാണ് ലോതീകരിക്കപ്പെട്ടത് ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിണ്ടെ മധ്യത്തിലാണ് ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ രൂപം രൂപപ്പെടുത്തിയത് kembrish ലെ ckriniki coala യിലാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ

ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മനൽ football association നും FA എന്ന സംഘടനയുടെയും രൂപ വൽകരണത്തിനും കാരണമായി football ടെ ആദ്യത്തെ നിയമപട്ടിക പുറത്തിറക്കി കളി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇപ്പോൾ പ്രധാന പങ്കു വഹിക്കുന്നത് international football association boardIFAB എന്ന സംഘടനയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപം കൊണ്ടാണ് fifaIFAB യുടെ കാലക്രമത്തിൽ football ലെ ഏറ്റവും ശക്തമായ സംഘടനയായി FIFA മാറി

football കളിയിലും ഈ നിയമങ്ങളാണ് പ്രവർത്തികമാകുന്നതെങ്കിലും വനിതാ junior താരങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ പുറപ്പെടുവിക്കുന്ന പ്രതേക മാർഗ്ഗ നിർദേശങ്ങളും കലയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു കളിക്കാർ ഓരോ team മിലും പതിനൊന്ന് കളിക്കാരുണ്ടാവണ പകരക്കാര് കൂടാതെ goal keeper ആയിരിക്കും പന്ത് കൈ കൊണ്ട് തൊടുവാൻ അനുവാദമുള്ള ഏക കളിക്കാരൻ goal keeper ആണ് penalty ഏരിയയിൽ ആഹ് മാത്രമാണ് goal keeper ക്ക് പന്ത് കെയ് കൊണ്ട് തൊടുവാൻ അനുവാദമുള്ളൂ കളിക്കാർക്ക് shirt അഥവാ jaisi nikar soacks എന്നിവ ധരിക്കാം തനിക്കോ മറ്റു കളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാൻ പാടില്ല ഇതിൽ മോതിരം മാല എന്നിങ്ങനെയുള്ള ആഭരണങ്ങൾ ഉൾപെടും കളി പുരോഗമിക്കുന്നതിനിടയിൽ ചില കളിക്കാർ പകരക്കാരെ ഇറക്കാം രാജ്യാന്തര മത്സരങ്ങളിൽ മറ്റു ദേശീയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി രേഖപെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സൗഹാർദ മത്സരങ്ങളിൽ ഇങ്ങനെ പരിധിയില്ല കാലത്തിലുള്ള ഒരു പ്രായം ഒരു താരം പരിക്കേൽക്കുമ്പോയോ തളരുമ്പോയോ അല്ലെങ്കിൽ അയാളുടെ കളി നിലവാരം സാധാരണ പകരക്കാരെ ഇറക്കുന്നത് അങ്ങനെ പകരക്കാർ കളത്തിലിറങ്ങിയാൽ ഏതു താരത്തിനും പ്രസ്‌തുത മത്സരത്തിൽ പിന്നെ കളിക്കാനാവില്ല സാധാരണയായി ഒന്നുമുതൽ അഞ്ചു വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ് അളവിൻടെ നമ്പർ കൂടുന്നതിനനുസരിച്ചു പന്തിന്ടെ വലിപ്പവും കൂടും FIFA യുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെങ്ങും അഞ്ചു അളവിലുള്ള പന്തുകളാണ് ഈ പന്തുകൾ അറുപത്തെട്ടു മുതൽ എഴുപത്തഞ്ചു വരെ ചുറ്റളവിൽ നാനൂറ്റി പത്തു മുതൽ നാനൂറ്റി അമ്പത് വരെ ഗ്രാമു ഭാരവും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവയിലെ വായു മർദ്ധം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിന്ടെ ഒന്ന് മുതൽ ഒന്നേ point ഒന്ന് വരെ അടങ്ങുന്നതാണ് ആദ്യ കാലത്തു ഏതാനും ഷഡ്‌ബുജത്തിലുള്ള കഷ്ണങ്ങൾ തമ്മിൽ തുന്നി ചേർത്ത് ഗോളാകൃതിയിൽ ആക്കി കാൽ പന്തുകൾ നിർമ്മിച്ചത് കാറ്റു നിറക്കാൻ അവർക്കകത്തു rubbur കൊണ്ടുള്ള ഒരു blander ഉണ്ടാകും പമ്പ് ഉപയോഗിച്ച് കാറ്റ് നിറച്ചു അതിന്ടെ വായി പരിചയമായി ഭദ്രമായി കെട്ടി പന്തിനകത്തു കയറ്റി വച്ച് പന്തിന്ടെ പുറം വായു ശൂലേജുകൾ കെട്ടുന്ന മറ്റൊരു ചരടുപയോഗിച്ചു കെട്ടിയുറപ്പിക്കുകയായിരുന്നു പിൽക്കാലത്തു നേരിട്ട് കാറ്റു നിറക്കാവുന്ന പന്തുകൾ നിലവിൽ വന്നു ഇവ നിർമിക്കുന്നത് പ്രതേക തരം പ്ലാസ്റ്റിക്കുകളായ poleo urec ഉപയോഗിച്ചാണ് ഇതോടു കൂടെ എന്റെ വിഷയം ഇവിടെ സമാഹരിക്കുന്നു നന്ദി നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്റെ college ജീവിതത്തെ കുറിച്ചാണ് അത് അങ്ങനെ തന്നെ പറയണം school ഉകളിൽ school കളിൽ പഠിച്ചത് പോലെ അല്ലെങ്കിൽ ചെറിയ class കളിൽ ഉള്ളത് പോലെ high school കളിൽ higher secondary കളിൽ ഉള്ളത് പോലെയല്ല ഒരു college life എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്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 വളരെ വളരെ വ്യത്യസ്തമാണ് college എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഞാൻ first year ലേക് college ലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് class ഉകളെല്ലാം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 class ഉകളെയെല്ലാം online ആയി ക്രമീകരിച്ചു വീട്ടിൽ ഇരുന്നു കൊണ്ടുള്ള പഠനമായിരുന്നു അതുകൊണ്ടു തന്നെ college ഉം ആയിട്ടുള്ള ബന്ധമോ college ഉമായി എടുക്കാനോ സാധിച്ചിരുന്നില്ല അതിൽ വളരെ വളരെ വലിയ സങ്കടം തന്നെ ഉണ്ടായിരുന്നു കാരണം ഒരു college തുടങ്ങുമ്പോൾ juniors ആയ ഞങ്ങൾക്ക് കിട്ടേണ്ട freshers day മറ്റ് program ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല കാരണം എല്ലാം online ആയിരുന്നു online ആവാൻ ഉള്ള സാഹചര്യം corona കാരണമായിരുന്നു അങ്ങനെ ആ ഒരു വർഷത്തോളം corona കാരണം online ആയി തന്നെ തുടരേണ്ടി വന്നു എന്നിരുന്നാൽ പോലും college ലുളള അതെ programs ഉകൾ എല്ലാം ഓണം programs ആവട്ടെ മറ്റ് christmas ആവട്ടെ പെരുന്നാൾ ആവട്ടെ അങ്ങനെയുള്ള എല്ലാ programs ഉം mobile phone കളിൽ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 ഓരോ programs ഉം online വഴി നടത്താൻ സാധിച്ചിരുന്നു അങ്ങനെ ആ first year കാലഘട്ടം വളരെ സങ്കടം എന്ന് തന്നെ പറയാം കാരണം first year എന്ന് പറയുമ്പോൾ ആ college മായി ഒരുപാട് ഇണങ്ങാനും എല്ലാത്തിനും പറ്റുന്ന ഒരു year ആണ് ആ ഒരു year വീട്ടിൽ ഇരുന്നു കൊണ്ട് mobile phone ൽ മാത്രം ഒതുങ്ങിക്കൊണ്ടു ഒരു നാലു ചുമരിനുള്ളിൽ ഒതുങ്ങിയിരുന്ന് പഠിക്കണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിൽ വളരെ സങ്കടം തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം corona വല്ലാതെ പോവാതെ ഒരു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 അങ്ങനെയിരിക്കട്ടെ first year കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല first sem ഉം second sem ഉം അതോടെ തീരുകയും second year ആയപ്പോൾ third sem ലേക് കടക്കുക യും ചെയ്തു എന്നാൽ ആ ഒരു കാലഘട്ടം ആ ഒരു first year പോയത് എങ്ങനെ എന്ന് പോലും കണ്ണടച്ച് തുറക്കുന്നത് പോലെ ആയിരുന്നു വളരെ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 കാലിക്കറ്റ് university ആ കാലിക്കറ്റ് university ആയത്‌ കൊണ്ട് തന്നെ ആവാം വളരെ lag ഉം ആയിരുന്നു എല്ലാം വളരെ lag ആയിരുന്നു അങ്ങനെ second year കാലഘട്ടം second year കാലഘട്ടം നേരത്തെ പറഞ്ഞത് പോലെ ആഴ്ചകളിൽ രണ്ടോ മൂന്നോ class ഉകൾ വച്ചുകൊണ്ടു കുട്ടികൾക്ക് college മായി ഉള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു class രാവിലെ തൊട്ട് ഉച്ചവരെ ആയിരുന്നു ഓരോ class ലേക് വരുമ്പോഴും വളരെ സന്തോഷം തന്നെ ആയിരുന്നു പുതു പുതിയ കുട്ടികളെ കാണുകയും അവരുമായുള്ള അടുപ്പം സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു പിന്നെ school കളിൽ നിന്ന് വ്യത്യസ്തം വളരെ ഏർ വളരെ വലിയ വ്യത്യസ്തം തന്നെ അയിരുന്നു college കളിലേക് നല്ല freedom തന്നെ ആയിരുന്നു മറ്റുള്ള class കളെ എല്ലാം അപേക്ഷിച് കൊണ്ടും ഒരു school കാലഘട്ടം അവസാനിച്ചു എന്നുള്ളത് കൊണ്ടും ഒരിക്കലും സങ്കടപെടേണ്ടതില്ല കാരണം അതിലും വലിയതാണ് college life എന്ന് എനിക്ക് അന്ന് മനസിലായി അങ്ങനെ ഞങ്ങളെ second year കാലഘട്ടം എല്ലാവരും കുറേ സമയം എടുത്താണെങ്കിലും എല്ലാവരും

പൂർണമായും corona പോവുകയും mask ഉം കാര്യങ്ങളുമെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം എല്ലാവരും college ഉകളിലേക്ക് വളരെ

അതായത് ഞങ്ങൾ juniors first ഞങ്ങൾ second year ആയത് കൊണ്ട് first year എനി അടുത്ത ഒരു year year ലേ വരൂ എന്നുള്ള ഒരിതുണ്ടായിരുന്നു അത് കാരണം ഞങ്ങളായിരുന്നു അവിടത്തെ second year juniors അപ്പൊൾ third years third years ഉം ഞങ്ങളും മാത്രമായിരുന്നു അവിടെ ആ college ൽ ഉണ്ടായിരുന്നത് പിന്നെ first year വരാൻ രണ്ടു മാസം time ഉണ്ട് അങ്ങനെയിരിക്കെ ഒരുപാട് ragging ഉകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് rag ഉ ragging ഉകൾ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അവര് പറയുന്നതു പോലെയെല്ലാം ചെയ്തു അവരെ അനുസരിച്ചു നിന്നിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം സഹിച്ചും ക്ഷമിച്ചും കൊണ്ടും കൊടുത്തും ആ കലഘട്ടവും കടന്നു പോവാൻ നിൽക്കുകയാണ് അങ്ങനെ second year കഴിയാൻ അടുക്കുന്ന സമയത്തു എപ്പോഴും enjoyment എന്ന് പറഞ്ഞു പറയാൻ കഴിയുകയില്ല കാരണം ആ സമയത്താണ് ഞങ്ങൾ third sem കഴിയാൻ നേരത്താണ് first sem ൻറെ exam നടക്കുന്നത് കാരണം നമുക് അറിയാം നമ്മളുടെ കാര്യങ്ങൾ first sem പഠിച്ച്‌ അപ്പോൾ തന്നെ exam എഴുതിയാൽ പോലും നമുക് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥയിൽ third sem third sem class കഴിഞ്ഞ് കഴിയുമ്പോഴാണ് first sem exam വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കു വളരെ ഇന്ന് പഠിച്ചത് പോലും ഓർമയില്ലാത്ത നമ്മൾ first year first sem exam first sem പഠിച്ചത് എങ്ങനെ ഓർക്കാനാ ആയതിനാൽ തന്നെ അതിൽ വളരെ വളരെ വളരെ സങ്കടം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അയാവട്ടെ അതിനു ശേഷം exam എഴുതുകയും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 second year കാലഘട്ടം അങ്ങനെ കഴിയുകയും ചെയ്തു പിന്നെ ഞാൻ കാലെടുത്തു വെക്കുന്നത് ഞങ്ങളുടെ college college ൻറെ മുക്കും മൂലയും അറിയുന്ന ഒരു third year വിദ്യാർത്ഥിനി ആയിട്ടാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മള് നമ്മൾ ആ ഒരു കോളേജ് life enjoy ചെയ്യുന്നതിനുപരി ആ college നെ കുറിച്ച് എല്ലാം പഠിച്ചു മനസിലാക്കി ഇനി

അങ്ങനെ juniors ജു ഞങ്ങൾ juniors ആയിരുന്നപ്പോൾ ragging ചെയ്തത് പോലെ തന്നെ ഞങ്ങൾ senior ആയപ്പോൾ juniors നെയും ragging ചെയ്തു തുടങ്ങി അങ്ങനെ ragging ഉം പിടിയും വലിയും എല്ലാം കഴിഞ്ഞ് programs ഉകൾ conduct ചെയ്യൽ തുടങ്ങി online വഴി freshers party നടത്താൻ പറ്റാത്തതിനാൽ ഞങ്ങൾ senior ആയപ്പോൾ juniors ന് freshers party കൊടുക്കുകയും എല്ലാവരും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുകയും ചെയ്‌തു ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്തെന്നാൽ ഒരു program conduct ചെയ്യുകയാണെങ്കിൽ എല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുമെന്നുള്ള ആ ഒരു

Hello സുഹൃത്തുക്കളെ നമുക്കിന്ന് ഫുട്ബോളിനെ കുറിച്ച് കുറച്ചു വിവരങ്ങൾ പങ്കുവയ്ക്കാം പതിനൊന്ന് പേർ വീതമുള്ള രണ്ടുടീമുകൾ കളിക്കുന്ന സംഘഗായിക വിനോദമാണ് Criket. നമുക്കെല്ലാവർക്കും അറിയാം Bat, Bowl ഉപയോഗിച്ചുള്ള ഈ കളി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരാണ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടുതന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളിലാണ് cricket പ്രചാരമുള്ളത് വൃത്താകൃതിയിലുള്ള പുൽ മൈതാനങ്ങൾ ആണ് cricket കളിക്കാൻ ഉപയോഗിക്കുന്നത് മൈതാനത്തിന്റെ ഒത്ത നടുക്ക്ഇരുപത് മീറ്റർഒന്നേ പോയിന്റ് രണ്ട് മീറ്ററിൽ തീർത്ത ദീർഘചതുരാകൃതിയിലുള്ളച്ചാണ് കളിയുടെ കേന്ദ്രം ദീർഘചതുരാകൃതിയിലുള്ള പിച്ചാണ് കളിയുടെ കേന്ദ്രം പിച്ചിന്റെ രണ്ട് അറ്റത്തും തടി കൊണ്ടുള്ള മൂന്ന് വീതംകോലുകൾ സ്ഥാപിച്ചിരിക്കും. ഈ കോലുകൾ നമ്മൾ വിക്കറ്റ് എന്ന് വിളിക്കും. കളിയിൽ മൊത്തം ഇരുപത്തിരണ്ട് പേര് അതായത്നമ്മൾ കളിക്കുമ്പോ പാടത്തൊക്കെ കളിക്കുമ്പോഅങ്ങനെ കണക്കൊന്നു വരാറില്ല. പക്ഷേ യഥാർത്ഥ cricket റ്റ്ൽ നമ്മൾ രണ്ട് ടീമിലും കൂട്ടി ഇരുപത്തിരണ്ട് പേർ രണ്ടുപേരും ഉണ്ടെങ്കിലും Football ൽ നിന്നും വ്യത്യസ്തമായ കളിക്കളത്തിൽ ഒരേ സമയംപതിമൂന്നുപേരെ കാണുകയുള്ളു. field ടൈമിലെ Field, Team ലെപതിനൊന്ന്പേരും Bat ഗ്ടീമിലെ രണ്ടുപേരും രണ്ടുവീസിൽ ഇറങ്ങണ രണ്ടു Batchman ര് പിന്നെ നമ്മുടെ എതിർ Team ലെ Fielder മാരും അങ്ങനെ പതിമൂന്ന് ആൾക്കാരെ നമ്മൾ ഒരു Ground ൽ കാണുകയുള്ളൂ Bating team ലെപ്രധാന നിലയുറപ്പിക്കുന്ന wicket ലേക്ക് Fielding team ന്റെ Bowler പിച്ചിന്റെമറുവശത്തു നിന്നും പന്തേറിയുന്നു. Batchman പന്ത് അടിച്ച് അകറ്റി ശേഷം പന്ത് തിരികെ എത്തിക്കും വരെ സഹ Batchman നോപ്പം pich ന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഓടുന്നു ഇങ്ങനെ ഓടി നേടുന്ന സ്കൂളിനെ Run എന്ന് പറയുന്നു Batchman നെ കീഴടക്കാൻ Bowler ടെ പന്ത് വിക്കറ്റിൽ പതിക്കുകയും Batchman ൻ അടിക്കുന്ന പന്ത് നിറം തൊടുന്നതിന് മുമ്പ് എതിർ Team അംഗങ്ങൾ പിടിക്കുകയും ചെയ്താൽ Batchman പുറത്താകുന്നു പുറത്താകുന്ന Batchman കുപകരം അടുത്തയാൾ എത്തുന്നു ഇപ്രകാരം Batingteam ലെ പത്തു Batchman മാർ പുറത്താകുമ്പോൾ അടുത്ത Team ന്റെ ഊഴം എത്തുന്നു ഏറ്റവും കൂടുതൽ Runs നേടുന്ന Team കളിയിൽ ജയിക്കുന്നു ഇത്രയുമാണ് cricket കളിയുടെ രത്ന ചുരുക്കം സാങ്കേതികമായ വിശതാംശങ്ങൾ നമുക്ക് ഇനിയും പറയാം പ്രധാനമായും രണ്ടു തരത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത് അഞ്ചു ദിവസം നീണ്ടുനിൽക്കുന്ന Test wicket മത്സരങ്ങളും ഏകദിനനിയന്ത്രിത Over മത്സരങ്ങളും Test wicket കളിയിലെ

ഇതര കായിക ഇനങ്ങളെ അപേക്ഷിച്ച് cricket ജനപ്രീതി പിന്നിലാണ് ഇപ്പോഴും Common wealth രാജ്യങ്ങളിൽ ചിലയവയിൽ മാത്രമേ കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളൂ Criket ന്റെ ജന പ്രീതിക്ക് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏറെയുണ്ട് പ്രധാനമായും മത്സരം ഒന്നോ അതിലധികമോ ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്നു എന്നതാണ് Football ൾ ആകട്ടെ ഒന്നരമണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു ഇതര കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket ന്റെ നിയമങ്ങൾ സങ്കീർണം ആണെന്ന് നമുക്ക് പറയാം കളിക്കാരുടെ ക്ഷമ കായിക ക്ഷമതയെക്കാൾ സാങ്കേതിക മികവിന് ഇതിൽ പ്രാധാന്യം cricket ന്റെ ജന പ്രീതി ഉയർത്താൻ Twenty Twenty cricket പോലുള്ളപരീക്ഷണങ്ങൾ അരങ്ങേറുന്നുണ്ട് Criket bat, boll ളും ഉപയോഗിച്ചുള്ള കളിയാണ് എതിർ ടീമിനേക്കാൾ കൂടുതൽ Runs നേടുക എന്നതാണ് കളിയുടെ ലക്ഷ്യം ഒരു കളി Innings കളായി വിഭജിച്ചിരിക്കുന്നു ഒരു Team bat ചെയ്യുമ്പോൾ എതിർ TeamField ചെയ്യുന്നു രണ്ടാമത് Bat ചെയ്യുന്ന Team എതിർ Team നേടിയ റൺസിനേക്കാള്‍ കുറവാണ് നേടിയത് എങ്കിൽ അവർ അത്രയും Runs ന് തോറ്റു എന്ന് പറയും അല്ലെങ്കിൽ ആദ്യം Bat ചെയ്ത Team അത്രയും Runs ന് ജയിച്ചു ഒരു Team രണ്ട്ഇന്നിംഗ്സുകളിൽ കളിക്കുന്ന Text മത്സരങ്ങളിൽ രണ്ടാമത് Bat ചെയ്ത Team രണ്ടിന്നിംഗ്സ് സുകൾ Bat ചെയ്തിട്ടും ആദ്യത്തെ Team ന്റെ മൂന്നാം ഇന്നിംഗ് സ് ലെ Score ന്റെ ഒപ്പംഎത്തിയില്ലെങ്കിൽ ആദ്യ Team പിന്നീട് Bat ചെയ്യേണ്ടതില്ല അവർ Innings നും അത്രയും Runs ന് ജയിച്ചു എന്ന് പറയും രണ്ടാമത് Bat ചെയ്യുന്ന Team ആദ്യത്തെ Team ന്റെ അതേ Score ആണ് നേടിയത് എങ്കിൽമത്സരം Tie ആയി എന്ന് പറയും ഇത് വളരെ വിരളമായി സംഭവിക്കുകയുള്ളൂ രണ്ടാമത് Bat ചെയ്യുന്ന Team ആദ്യത്തെ Team നേക്കാൾ Score നേടി കളി അവസാനിക്കുമ്പോൾഎത്ര wicket കൾ ശേഷിക്കുന്നുവോ അത്രയും wicket കൾക്ക് ജയിച്ചു എന്ന് പറയും ഇരു Team കളും ലക്ഷ്യം നേടുന്നതിനു മുന്നേ മത്സരം അവസാനിച്ചുവെങ്കിൽ പ്രസ്തുത മത്സരം സമനിലയിൽ അവസാനിച്ചു എന്ന് പറയും ഒരു മത്സരത്തിൽ ഓരോ Team മും ഒരു Innings കൾ മാത്രമേ കളിക്കുകയുള്ളൂ എങ്കിൽ ആ മത്സരത്തിൽ ഓരോ Team കളും ഏറിയുന്ന പന്തുകളുടെ എണ്ണംനിയന്ത്രിച്ചിരിക്കും അതായത്നമ്മുടെ ഏകദിനംഅമ്പത് Over Twenty Twenty ഇരുപത് Over നിയന്ത്രിത മത്സരങ്ങളാണ്ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ Over ലും ആറു പന്തുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിശ്ചിത Over കൾക്കുള്ളിൽ രണ്ടാമത്തെ Team ആദ്യ Team നേടിയ സ്കൂളിനേക്കാൾ അധിക Runs നേടുമ്പോൾ ആ Team വിജയിക്കുന്നു

ഇരു Team മും Tie പ്രഖ്യാപിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ പുതുക്കിയ നിയമം അനുസരിച്ച് Super Over രീതിയിൽ വിജയികളെ നിശ്ചയിക്കുന്നു ഇരു Team ഒരു Over മാത്രം Batch ചെയ്യുകയും

Criket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടിയ ആലോചിച്ച് Merilabone cricket club പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത്ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്കരിക്കുകയോ ചെയ്യുമെങ്കിലും cricket കളിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ നാല്പത്തിരണ്ട്‍ നിയമങ്ങളാണ് കളിക്കാൻ ഒരു Team ൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം കളിക്കാരന്റെ കഴിവ് അനുസരിച്ച് Batchman എന്നോ Bowler എന്നോ വേർതിരിക്കുന്നു സന്തുലിതമായസാധാരണയായി അഞ്ചോ ആറോ Bating പ്രതിഭകളും നാലോ അഞ്ചോ Bowling പ്രതിഭകളും ആയിരിക്കും ഉൾപ്പെട്ടിരിക്കുക മിക്കവാറും Team കൾ wicket ന് പിന്നിലുള്ള സ്ഥാനത്തേക്ക് പ്രത്യേക കഴിവുള്ള ഒരാളെ അതായത്നമ്മുടെ wicket keeper

പ്രധാനമായും കളിനിലന്ത്രിക്കുന്ന umpire ർ ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്നവരെ Ambire മാർ എന്ന് വിളിക്കുന്നു കളിക്കളത്തിൽ ഉള്ള രണ്ട് umpire ർമാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഇവരിൽ പ്രധാനി Bowl ചെയ്യുന്ന wicket ന് പിന്നിലായി നിലയിറപ്പിക്കുന്ന പ്രധാന തീരുമാനങ്ങളെല്ലാം ഈ സ്ഥാനത്ത് നിൽക്കുന്ന Ambire ർ ആയിരിക്കും സ്വീകരിക്കുന്നത് രണ്ടാമത്തെ Ambire square Leg എന്നറിയപ്പെടുന്ന Fielding സ്ഥാനത്തിന് സമീപം നിലയുറപ്പിക്കും Batsman ന്റെ നീക്കങ്ങൾ ഒരു വശത്തുനിന്നും നിരീക്ഷിക്കുന്നതിനാണ് ഈ സ്ഥാനം ഉപയോഗപ്പെടുത്തുന്നത് പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേർക്ക് പുറമേ കളിക്കളത്തിന് പുറത്തും ഒരു Ambire ഉണ്ടായിരിക്കും ഈ മൂന്നാം Ambire television കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും തീരുമാനമെടുക്കുക മൂന്നാം Ambire ർക്ക് നേരിട്ട് മത്സരത്തിൽ ഇടപെടാൻ ആവില്ല കളിക്കളത്തിൽ ഉള്ള Ambire മാർ സംഗീർണമായ തീരുമാനങ്ങളെടുക്കാൻ മൂന്നാം Ambire രെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് Ambire മാർക്ക് പുറമേ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു Match referee യും ഉണ്ടായിരിക്കും മത്സര cricket നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നേറുന്നത് എന്ന് വിലയിരുത്തുകയാണ് Match referee യുടെ ദൗത്യം കളിയുടെ ഭാഗമായി രണ്ട്മാ Scorer ർ ഉണ്ടായിരിക്കണംമിക്കവാറും ഓരോ Team മും ഓരോ Score റും മാരെ നൽകുകയാണ് പതിവ് കളിക്കിടെ Score ചെയ്യപ്പെടുന്ന Viket കളും Bowl ചെയ്ത Over കളും കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇവരുടെ ദൗത്യം Ambire മാർ കളിക്കളത്തിൽ നിന്നും നൽകുന്ന അംഗവിക്ഷേപങ്ങൾ മനസ്സിലാക്കിയെ ടുത്താണ് Score രേഖപ്പെടുത്തുന്നത് Score രേഖപ്പെടുത്തുന്ന രേഖകൾ പിഴവില്ല എന്ന് ഉറപ്പാക്കുകയും വേണം ഇനിയും ഉണ്ട്നെ cricket കുറിച്ച് നമ്മൾ ധാരാളം അറിയാൻ നമ്മുടെ ഓരോ Team നെയും നമുക്ക് വിലയിരുത്താം ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു last രണ്ട് chapters ആയിട്ടുള്ള normal glincer and isomerism അതേപോലെതന്നെ chemical reactions of organic compounds ഈ രണ്ട് chapter ഉം നോക്കിക്കഴിഞ്ഞാൽ നമ്മടെ public exam ന് പതിനഞ്ച് mark നാണ് questions ചോദിക്ക. അപ്പോൾ ഈ രണ്ട് chapter ലെ questions അടിപൊളിയായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക് ഒരു പേടിയും കൂടാതെതന്നെ പതിനഞ്ച് mark pocket ഇൽ ആക്കം ready അപ്പൊ miss ന്റൊപ്പം പതിനഞ്ച് mark pocket ഇലാക്കാൻ എന്റെ എല്ലാ കുട്ടികളും ready ആണോ. അപ്പൊ questions ലേക്ക് കടക്കുന്നതിനുമുൻപെ എന്റെ കുട്ടികളെ ഒരു കാര്യം miss ഓർമ്മിപ്പിക്കയാണ്. ഇന്ന് വൈകിട്ട് കൃത്യം ഏഴരക്ക് അലക്സ് sir ഉം ഒപ്പം miss ഉം എത്തുന്നുണ്ടാവും നമ്മടെ physics and chemistry ലെ final marathon ഓടിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊൾ ആരും miss യ്യാൻ പാടില്ല. അതുമാത്രമല്ല നാളെ രാവിലെ കൃത്യം ആറരയ്ക്ക് നമ്മളൊരു booster marathon കൂടി ഓടിത്തീർക്കും. അങ്ങനെ എല്ലാ topic ഉകളും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചുതന്നിട്ടേ അലക്സ് sir miss ഒക്കെ നിങ്ങളെ exam എഴുതുവാനായിട്ട് വിടുവുള്ളു. ready യാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾത്തന്നെ notify me യിലേക്ക് കൊടുത്തുവെക്കാൻ മറക്കരുത്. അപ്പൊ നമ്മക്ക് first question ഇലേക്ക് പോകാം. എന്താണ് first question? yes. select the general formula for alkenes അല്ലെ alkynes ന്റെ പൊതുവായ സമവാക്ക്യം തിരഞ്ഞെടുത്തെഴുതാൻ. ആരാണ് മക്കളെ alkyne നുകളെന്ന് പറയുന്നത്. yes carbon carbon tripple bond ഉള്ളവരെയാണല്ലേ നമ്മൾ alkynes എന്ന് പറയുന്നത്. ഈ alkynes ന് general ആയിട്ട് ഒരൊറ്റ formula യെ ഉള്ളു അതാണ് c n h two n minus two എന്ന് പറയുന്നത്. clear? ഈ option ഇവിടെയുണ്ടോ? ദാ കിടക്കുന്നു. ഇതാണ് alkynes ന്റെ general formula അങ്ങനെയാണെങ്കിൽ ഇതേപോലെതന്നെ ഇന്റെ കുട്ടികളോട് ചോദിക്കാം. നമ്മടെ alkynes ന്റെയും okay? alkynes ന്റെ അതേപോലെതന്നെ alkenes ന്റെയുമൊക്കെ general formula എന്താണ് എന്ന് one mark നു ചൊടിച്ചൂടേ? ചോദിക്കാം. അപ്പോളാരാണ് മക്കളെ alkynes എന്ന് പറയുന്നത്? carbon carbon single bond ഉള്ളവരെയാനല്ലേ നമ്മൾ alkyne നുകൾ carbon carbon ഏകബന്ധനമുള്ളവരാണ് നമ്മൾ alkynes ന്ന് പറഞ്ഞാൽ. ഇവരുടെ general formula എന്താണ്? easy യായിട്ട് പറയാം നമ്മുക്ക്. c n h two n plus two ആണ്. അല്ലെ? ശരിയാണോ miss പറഞ്ഞത്? ഇനി carbon carbon double bond വന്നാൽ വിബന്ധനം വന്നാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് alkene ഉകൾ. അല്ലെ? c double bond c ആണ് ഇവരുടെ general formula എങ്ങനെ ഓർത്തിരിക്കും? ദാ c n h two n plus two ഇൽനിന്ന് രണ്ട് കുറക്കുക. ഈ രണ്ടിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? c n h two n എന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട alkyne കളല്ലേ? alkyne കൾ ആരായിരുന്നു? carbon carbon triple bond ഉള്ളവരായിരുന്നു. ഇവരിൽനിന്നും രണ്ട് കുറച്ചുകഴിഞ്ഞാൽ alkynes ഇന്റെ general formula നമ്മക്ക് കിട്ടും. അതെന്താണ്? c n h two n minus two. clear? അപ്പോൾ one mark set ആയും നമ്മൾ അടിപൊളിയായിട്ട് set ആക്കി. ഇനിയെന്താണ് അടുത്ത question yes ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന് nomenclature അല്ലെ? ദാ correct ആയിട്ട് main chain നെ കണ്ടുപിടിക്കുക. branch നെ identify ചെയ്യാ. IUPAC name കൊടുക്കുക. clear? അപ്പൊ നമ്മുക്ക് നോക്കാം, അല്ലെ? write the position number of the branch അപ്പോൾ നമ്മൾ correct ആയിട്ട് numbering ചെയ്യാൻ ഇവിടെ അറിഞ്ഞിരിക്കണം അല്ലെ. എങ്ങനെ നമ്മൾ number ചെയ്യും? ഒരു branch ഒരു ശാഖയുണ്ടെങ്കിൽ ആ ശാഖക്ക് lowest position number അല്ലെ? ഏറ്റവും ചെറിയ സ്ഥാന സംഖ്യ കിട്ടുന്നരീതിയിൽ നമ്മളതിനെ number ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടത്തൂന്ന് വലത്തേക്ക് number ചെയ്യുന്നു, വലത്തിന്ന് ഇടത്തേക്ക് നമ്മൾ number ചെയ്യാൻ പോവുകയാണ്. ചെയ്യാലോ? miss നൊപ്പം ചെയ്തോളു. one two three four five അല്ലെ? left to right ചെയ്യുമ്പോൾ നാലാമത്തെ carbon ഇലാണ് നമ്മടെ branch വരിക. ഇനി നമ്മൾ എന്തെയും? തിരിച്ചും ചെയ്യും അല്ലെ. one two three four five. right ഇൽനിന്ന് left ഇലേക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ carbon ഇലാണ് നമ്മുടെ branch വരുക. നാലാണോ രണ്ടാണോ ചെറുത്? രണ്ടാണ് ചെറുത്. അപ്പോൾ നമ്മൾ ഏതു numbering ആണ് എടുക്കുക? ദാ മേലേത് ല്ലേ. right to left ആയിട്ടുള്ള numbering ആണ് ഇവിടെ correct ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനസംഖ്യ അല്ലെങ്കിൽ position number ഏതാണ് മക്കളെ. രണ്ടാണ് branch ന്റെ position number എന്ന് പറയുന്നത്. ready? ഇനിയെന്താണ്. branch ന് പേരുകൊടുക്കാനാണ്. എന്റെ കുട്ടികളോട് ഈ chapter ഇൽനിന്നും രണ്ടേ രണ്ട് branch ഉകളുടെ പേരുകളാണ് ചോദിക്ക. ആ രണ്ട് branch ഉകളെയും miss ഇപ്പോൾ ready ആക്കിത്തരാം. clear? നമ്മടെ ch four എന്ന് പറയുന്നതാരാണ് മക്കളെ? നമ്മടെ methane ആണല്ലേ. methane ഇൽ നിന്ന് ഒരു h പോയാൽ കിട്ടുന്ന ആളാണ് ആര് c h three group എന്നുപറയുന്നത്. അല്ലെ methane c h four ആണ് ഒരു hydrogen പോയാൽ കിട്ടുന്നയാളാണ് c h three അങ്ങനെയാണെങ്കിൽ ഈ group ന്റെ പേരു പറയുന്നത് എന്താണെന്നറിയോ? methyl group എന്നാണ്. അപ്പോൾ c h three നെ എവിടെ കണ്ടാലും ന്റെ കുട്ടികൾ പറയണം അത് methyl group ആണ്. ഇനി h c two h six എന്ന് എഴുതിയാൽ ഇത് ആരാണ്?

methane ഇൽനിന്നും ഒരു hydrogen പോയാൽ methyl ലുണ്ടായെങ്കിൽ ethane ഇൽ നിന്നും ഒരു hydrogen പോയാൽ നമ്മുക്കു കിട്ടുന്ന group ആണ് ethyl group ready ഈ രണ്ട് branch ഉകളെ മാത്രം എന്റെ കുട്ടികൾ ഈ chapter ഇൽ നിന്ന് പഠിച്ചാൽ മതിയാകും. ready യാണോ? അപ്പൊ നോക്കിക്കേ ഇവിടെയുള്ളതേത് group ആണ്? c h three ആണ്. അപ്പോളത് ഏത് branch ആണ് മക്കളെ? yes ഇത് methyl group ആണ് അല്ലെ. c h three എന്ന് പറയുന്ന methyl group ആണ്. ഇവിടുത്ത branch അല്ലെങ്കിൽ ശാഖ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ iupacname എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ല്ലേ? എങ്ങനെ നമ്മൾ IUPAC എഴുതും? branch ഉണ്ടെങ്കിൽ branch ന്റെ position number ധാരസംഖ്യ ആണ്. ആദ്യം നമ്മൾ പേരിൽ കൊടുക്കേണ്ടത്. ഇവിടെ second carbon atom ത്തിലാണ് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും ആദ്യം രണ്ട് എന്നെഴുതും അല്ലെ? ഇനി ഇതൊരു number ആണ് അടുത്ത വരാൻ പോകുന്നത് branch ന്റെ പേരാണ്. അപ്പോൾ number ഇനെയും letter ഇനേയും അല്ലെ, സംഖ്യകളെയും അക്ഷരങ്ങളെയും നമ്മൾ separate ചെയ്യാൻ നമ്മളൊരു hyphen ഇടണം, must ആണ്. ready? ഇനി വരേണ്ടത് branch ഇന്റെ name ആണ്. branch ന്റെ name കൊടുക്കുമ്പോൾ capital letter ഇൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോളെന്താണ് branch ന്റെ പേർ ഇവിടെ? methyl ലെന്നാണ് അല്ലെ? അപ്പോൾ two methyl. ഇനി വരേണ്ടത് ആരാണ്? word root ആണ്. ഇവിടെ എത്ര carbon ഉണ്ട്?

alkane ആണ്. single bond ഏകബന്ധനം മാത്രമുള്ള alkane ആണെങ്കിൽ suffix എങ്ങനെ വരണം? a n e എന്ന് വരണം. അല്ലെ? a n e എന്ന് വരണം. അപ്പോൾ two methyl pentane ആണ്. നമ്മുടെ ഈ compound എന്ന് പറയുന്നത് തെറ്റാണോ? നോക്കിക്കേ, മൂന്നു mark ന്റെ ചോദ്യമാണ്. easy ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇതേപോലെ ആളെ മാറ്റിത്തന്നാലും എന്റെ കുട്ടികൾക്ക് easy ആയിട്ട് nomenclature ചെയ്യാൻ പറ്റും. അടുത്ത question എന്താണ്? വീണ്ടും ഒരു alkyne ന്റെ structure തന്നിട്ടുണ്ട്. ഇയാൾടെ molecular formula അല്ലെങ്കിൽ തന്മാത്രവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോളിങ്ങനെ തന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ആരൊക്കെയിണ്ടെന്ന് നോക്കണം, ആരൊക്കെയിണ്ട് carbon ഉം hydrogen ഉം മാത്രുള്ളു. അപ്പൊ miss എടുത്തെഴുതി ഇവിടെയുള്ളത് ആകെ carbon ഉം hydrogen ഉമാണ്. ഇനി എത്ര carbon എത്ര hydrogen എന്ന് പെറുക്കി പെറുക്കി എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ തന്മാത്രവാക്യം അല്ലെങ്കിൽ molecular formula set ആണ്. നോക്കിക്കോ ഇവിടെ എത്ര carbon? one two three four നാല് carbon എത്ര hydrogen മക്കളെ, ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചേ ആറേ, ആറ് hydrogen ആണ് ഇവിടെ ഉള്ളത്. clear ആണോ? അപ്പോൾ c four h

എങ്ങനെയെഴുതാം? c h അത് കഴിഞ്ഞാൽ triple bond miss അപ്പുറത്തെ page ലേക്കെഴുതാ ട്ടോ. miss അപ്പുറത്തെ page ലേക്കെഴുതാo. ചെറുതായിട്ടൊരു structure മാറ്റം വരുത്താം. c h tripple bond c അല്ലെ? അതുകഴിഞ്ഞാൽ c h two c h three. ഇതാണ് നമ്മുടെ compund എന്ന് പറയുന്നത്. ശരിയല്ലേ miss എഴുതിയത്? yes അപ്പൊ എങ്ങനെയാണിനി? ദാ double bond ഓ triple bond ഓ വന്നിട്ടുണ്ടെങ്കിൽ ഈ double bond നും triple bond നുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവർക്കാ lowest position number ഏറ്റവും ചെറിയ സ്ഥാന സംഖ്യ കിട്ടണം. അപ്പം നമ്മക്ക് രണ്ട് രീതിയിലും ഇവരെ number ചെയ്യാം. ഇടത്തിന്ന് വലത്തേക്ക് ചെയ്യാം, അപ്പോൾ one two three four അല്ലെ? left to right ചെയ്യുമ്പോൾ first carbon atom ത്തിലാണ് നമ്മടെ ത്രിബന്ധനം അല്ലെങ്കിൽ triple bond വരുന്നത്. ഇനി തിരിച്ചു number ചെയ്യാലോ. തിരിച്ചു number ചെയ്യുമ്പോൾ one two three four അല്ലെ? മൂന്നാമത്തെ carbon atom ത്തിലാണ് triple bond വരിക. അപ്പോൾ ഏതാ ചെറുത് മക്കളെ? ഏതാ ചെറുത്? ഒന്നാണോ മൂന്നാണോ ചെറുത്? ഒന്നാണ് ചെറുത്. അപ്പോൾ correct ആയിട്ടുള്ള numbering എന്ന് പറയുന്നത് left to right ആണ്. അപ്പൊ miss താഴത്തെ roots കളയാം. ഇനി എങ്ങനെയാണിവരെ number ചെയ്യേണ്ടത്. double bondtripple bond ഓ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ number നെ നമ്മൾ specify ചെയ്യണം അല്ലെ. അപ്പോൾ ആദ്യം വരേണ്ടത് word root ആണ്. അല്ലെ word root ഏതാണ്. നാല് carbon atom ഉള്ളയാൾ word root, meth eth prop bute ആണ്. അപ്പൊൾ miss ഇതാ bute എന്നെഴുതി. ready ആണോ? ready ആണോ മക്കളേ. ഇനി നോക്കണം ഇനി എന്താണ് നമ്മള് specify ചെയ്യേണ്ടത് bond ന്റെ position അല്ലെ? എവിടെയാണ് ബന്ധനം വന്നത് ഏത് carbon ലാണ്? first carbon ഇലാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ഒന്ന് എന്ന ലെ number ആയതു കൊണ്ട് letter ഏം number നെയും separate ചെയ്യാൻ വേർതിരിക്കാൻ hyphen കൊടുക്കണം. ഇനി എന്താണ്? ഏത് bond ആണിത്? triple bond തൃബന്ധനമാണ്. അപ്പോൾ ഇയാളൊരു alkyne ആണ്. alkyne ആണെങ്കിൽ suffix എങ്ങനെ വരണം. y n e അല്ലെ y n e എന്ന് വരണം. അപ്പൊ ഇയാൾടെ പേരാണ് bute one i clear ആണോ എന്റെ കുട്ടികൾക്ക്? yes അപ്പോ നമ്മളീ question complete ആക്കിലെ. നോക്കിയേ രണ്ടു mark ന്റെ ചോദ്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക്